ജോലിയൊട്ടുമില്ലാ ആ അങ്ങനെ ബിരുദം, ബിരുധാനാന്തര പഠനം കഴിച അഹ് പഠനം കഴിഞ്ഞവർക്കൊക്കെ ജോലിയൊട്ടും കിട്ടാനില്ലാന്നൊക്കെ യുവതലമുറ പയങ്കരമായിട്ട് പരാതി പറയണത് പക്ഷെ ഇവർടെ ജോലീന്നല്ലാതെ വേറൊരു വല്യ സാധ്യത കച്ചവടംന്ന് പറഞ്ഞ മേഖലയിലുണ്ട്. പക്ഷെ ആരും അതിനെപ്പറ്റി ഓർക്കണില്ല. ശരിക്കും പറഞ്ഞ

സാധിക്ക കച്ചവടത്തിലൂടെത്തന്നെയാണ്. കാരണം ആഹ് അവിടെ നമുക്ക് പരിധികളില്ല. നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നു അത്രയും നമുക്ക് വളരാൻ പറ്റും. ഒരു ജോലീന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാസം ഇത്ര വേദനം മാത്രമേ കിട്ടുവൊള്ളൂന്നുള്ളൊരു പരിധി അവിടെയുണ്ട്. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പരിധിയില്ലാത്തതുകൊണ്ട്തന്നെ എത്രവേണേലും പണിയെടുക്കണ നൻസരിച്ച് തന്നെ പണം സമ്പാദിക്കാനുംകൂടെ ഉള്ളൊരവസരമാണ് അവിടെ ഉയർന്നുവരുന്നത്. ശെരിയാണ് ശീമ പറഞ്ഞത് വളരേ ശെരിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെ ഉള്ള ഒരു രാജ്യത്ത് ജനസംഖ്യ വളരേ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എ ഏറെ ആളുകളാണ് വിദ്യാഭ്യാസം പൂർത്തിയായി ആഹ് ആഹ് ഉള്ളത് അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ജോലി കിട്ടുക എന്നത് വളരേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ആഹ് സ്വയം ആയിട്ട് എന്തെങ്കിലും ഒരു കച്ചവട മാർഗ്ഗത്തിലേക് അഹ് മാറിയാൽ മാത്രം ആണ് അവർക്കും ഒരു ആഹ് സ്ഥിരമായിട്ടുള്ളൊരു ആഹ്മ് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുവൊള്ളൂ ഇപ്പൊ നിര പ പണ്ടത്തേക്കാൾ കൂടുതൽ ആളുകൾ കച്ചവടത്തിലേക്ക് എറങ്ങി തൊടങ്ങുന്ന ഒരു ആഹ് അവസ്ഥ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഹ് അതിന് പ്രത്യേക മായിട്ട് ഉള്ള പദ്ധതികളെല്ലാം നമ്മുടെ ഈ എഹ് ഭരണഘടനയിലും നമ്മുടെ ഈ ഗവണ്മെന്റും നമുക്ക് ചെയ്ത് നൽകുന്നുണ്ട് എന്നാൽ കൂടിയും ഇപ്പോഴും കച്ചവടത്തിലേക് എറങ്ങാൻ മടിക്കുന്ന കൊറേ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെ ശീമ

അതെഅതെ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ആഹ് ഹസ്നത്തിൻറെ കുടുംബം എല്ലാം കച്ചവടമല്ലെ ചെയ്യണത്.എൻ അങ്ങനെ ഇപ്പം അവർക്കൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു ആഹ് സമയമൊക്കെ കുറേ കിട്ടാറുണ്ടോ? അവർക്ക് അവരുടെ കാര്യം. ഒരു ജോലീന്നുവച്ചാ രാവിലെ പോയാല് വൈകുന്നേരം വരെ ആ ജോലി തന്നെചെയ്യണം. അതിന്റിടേല് ഒരാവശ്യത്തിന് പോലും പോകാൻ പറ്റില്ല. പക്ഷെ കച്ചവടത്തിന് അങ്ങനൊരു സ്വാതന്ത്രയില്ലേ? അതെ അതെ ശീമ പറഞ്ഞത് വളരേ സത്യമായിട്ടുള്ള കാര്യം ആണ് കച്ചവടം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു ഇരുപത്തി നാല് മണിക്കൂറും ഉള്ള ഒരു എഹ് അധ്വാനം വേണ്ടതില്ല

നമുക്ക് ലാഭം ആയാൽ പോലും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്നതും കച്ചവടത്തിൽ തന്നെ ആണ് കച്ചവട എൻ്റെ ഏഹ് അച്ഛനും ആഹ് എൻ്റെ ആഹ് ആങ്ങളക്കും അഹ് എൻ്റെ ഭർത്താവിനും എല്ലാം കച്ചവടം ആയതു കൊണ്ട് തന്നെ പറയുകയാണ് ശീമ അഹ് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് തന്നേം നമുക്കിപ്പൊ വീടുകളിലും അഹ് ചുറ്റുപാടിലും എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്കെല്ലാം നമ്മുടെ കൂടെ വരുവാനായിട്ട് സാധിക്കും അത് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കാരണം ഒരു എഹ് മൊത്തമായിട്ടുള്ള സമയം അവർ അതിന് നീക്കി വെക്കേണ്ടതില്ല അവരുടെ ഒരു മൊത്തത്തിൽ ഉള്ള ഒരു ശ്രദ്ധ മാത്രം കൊടുത്താൽ മതിയാവും കച്ചവടത്തില് അതാ ഇതിൻ്റെ വളരേ ഏറിയ ഒരു ഗുണമാണ്. ഈ ജോലിക്കാർക്ക് അഹ് അവർ പറയുന്ന ഏറ്റവും വലിയ പരാതി തന്നെ അവർക്ക് ഒന്നണിനും സമയം കിട്ടുന്നില്ല എന്നതാണ് അഹ് അത് അവർ കച്ചവട അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും ധനവും എല്ലാം കച്ചവടത്തിലേക്ക് നിക്ഷേപിച്ചാൽ അവർക്ക് സമയവും ലാഭവും ഏറെ കൊഴിയാവുന്നത് തന്നെ ആണ് ശീമ കച്ചവടത്തിന്റെ വേറൊരു ഗുണന്താന്നറിയ് ഇപ്പോരാള് ഒരു കച്ചവട

ആ കച്ചവടത്തിലൂടുണ്ടാക്കിവെച്ച ലാഭം ഇപ്പം ഒരുതലമുറ ഒരു കച്ചവടം തുടങ്ങിവെച്ചാ അത് അടുത്ത തലമുറക്ക് ചെയ്യാൻപറ്റും. അതിന്റെ ഉണ്ടാക്കിയ ലാഭമായാലിപ്പം നല്ല രീതിയിലുള്ളൊരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം അടുത്ത തലമുറക്ക് തുടർന്ന്കൊണ്ടുപോകാൻ പറ്റും അതാങ്ങാനൊരു കുടുംബത്തിന് തന്നെ ഒരു വരുമാനമായേക്കും കുടുംബത്തിന് തന്നൊരു നല്ലൊരുപേരായിക്കും.

ആ ഒരു വ്യക്തിക്ക് മാത്രമേ കിട്ടുകയുള്ളു. കച്ചവടത്തിൽ അങ്ങനെയല്ലല്ലൊ. ഒരു കൂട്ടം സമൂഹത്തിനും കിട്ടും ആഉ കൂടുതൽ ആളുകൾക്ക് ജോലി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പ ജോലിയില്ലാന്ന് വിഷമിക്കണ കുറേആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പം അതൊരു സേവനമാണ്. ഇപ്പ നമ്മടെ നാട്ടില് ഒട്ടും കിട്ടാത്തൊരുൽപന്നം ഉൽപാദിച്ച് തുടങ്ങുവാനെങ്കില് ആ ഉൽപ്പന്നം എല്ലാവർക്കും കിട്ടി തുടങ്ങും. അങ്ങനെ എല്ലാവരു ഇപ്പം നമുക്കപ്പം നമ്മുടെ രാജ്യത്തിനുതന്നെ നല്ല ഗുണമാണ്. ഇപ്പം നമ്മുടെ രാജ്യം പലസാ സാധനങ്ങളും വേറെരാജ്യത്തൂന്ന് കയറ്റുമതി ചെയ്തു കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കണത്. അതില്ലാണ്ടാക്കാൻ പറ്റും എല്ലാവരും എല്ലാ ഉത്പന്നങ്ങളും ഇങ്ങനെ ഇവിടെത്തന്നെ ഉൽപാദിപ്പിക്കുവാണെങ്കിൽ ആഒരു ചിലവ്കുറയും അത് രാജ്യത്തിന്റെകൂടെ സാമ്പത്തികവളർച്ചക്ക് നല്ല ഗുണക അതേ വളരേ ശെരിയാണ് ശീമ പറഞ്ഞത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ അച്ഛൻ്റെ കച്ചവടം പ്ലൈവുഡ്ഡ് വ്യാപാരം ആയിരുന്നു എന്ന് വെച്ചാൽ ത തടി വെച്ചിട്ടാണ് അത് ഉപയോഗിക്കുക അത് ഇണ്ടാകുക അതിൻ്റെ ഒരു ഗുണം പറയട്ടെ ആദ്യം തൊടങ്ങാനായിട്ട് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കാരണം കൂടുതൽ സമ്പത് ആവിശ്യമായിട്ടുള്ള കച്ചവടം ആയിരുന്നു പ്ലൈവുഡ്ഡ് കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഏഹ് അഞ്ച് കോടി രൂപയിൽ മേലെ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് അത് കണ്ടെത്താൻ വളരേ ബുദ്ധിമുട്ടി എങ്കിലും അത് തുടങ്ങിയത് കൊണ്ട് ഏറെ ഗുണങ്ങളാണ് ഉണ്ടായത് അഹ് എൻ്റെ ആഹ് വാ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛന് അഹ് ജോലി ആയിരുന്നു ജോലി ആയതു കൊണ്ട് തന്നെ വലിയ ഏഹ് വലിയ ലാഭം ഒന്നും ഉണ്ടായിരുന്നില്ല കച്ചവടം തുടങ്ങാൻ തന്നെ അത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം കൊടുത്തിട്ട് തന്നെ ആയിരുന്നു നമുക്ക് തൊടങ്ങാൻ സാധിച്ചത് എന്നാൽ തൊടങ്ങി കഴിഞ്ഞ് ഉണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ നമുക്കൊരു പത്ത് വർഷ കാലയളവിൽ തിരിച്ച് കിട്ടുകയാണ് ഉണ്ടായത്

എങ്കിൽ പോലും എഹ് അയാൾ കിട്ടുന്നതിൽ കൂടുതൽ കച്ചവടത്തിൽ കിട്ടും എന്ന ബോധ്യം ഉണ്ടായപ്പോൾ അത് ഉപേക്ഷിച്ച് കച്ചവടത്തിൽ കൂടുക ആണ് ഉണ്ടായിരുന്നത് അങ്ങിനെ ആ ഒരു ശ്രിംഖല തന്നെ വളരുക ആണ് ചെയ്തത് അങ്ങിനെ നമ്മുടെ ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്നും നമ്മൾ മൂന്ന് കച്ചവട സ്ഥാപനത്തിലേക്ക് വളർന്നു അങ്ങിനെ വളരുക മാത്രം അല്ല നമ്മുടെ ബന്ധുക്കളും ഈ കച്ചവടത്തെ പറ്റി മനസിലാക്കുകയും അറിയുകയും ചെയ്തു നമ്മുടെ ബന്ധുക്കൾ എല്ലാം ഈ ഒരു പ്ലൈവുഡ്ഡ് കച്ചവടത്തിലേക്ക് മാറി അങ്ങിനെ നമ്മുടെ കുടുംബത്തിൽ മൊത്തം ഒരു പ്ലൈവുഡ്ഡ് കച്ചവടത്തിൻ്റെ മൊത്തം ഒരു ഇരുപത്തി ആറ് കച്ചവട സ്ഥാപങ്ങളായി അത് വളർന്നു അത് വളർന്നതോടൊപ്പം നമ്മുടെ നാട്ടിലെ മറ്റു യുവ തലമുറയിലുള്ള ഏഹ് യുവത്വത്തിനും ഇതിനെ പറ്റി അറിയുവാനും പുതിയ എഹ് കച്ചവട സ്ഥാപനങ്ങൾ പ്ലൈവുഡ്ഡ് അതേപോലെ തടി ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുകയും ആ ഒരു പെരുമ്പാവൂർ എന്ന നഗരം തന്നെ വികസിക്കുകയാണ് ഉണ്ടായത് അത് നമ്മുടെ കേരളത്തിനും ഏറെ ലാഭം ആണ് അല്ലെങ്കിൽ കൂടുതൽ ആഹ് നികുതി ആഹ് കൊടുക്കുന്ന ഒരു സംരംഭം ആയിട്ട് ഈ ഒരു പ്ലൈവുഡ്ഡ് തടി വ്യാപാരം മാറുകയാണ് ഉണ്ടായത് ഇതെല്ലം കച്ചവടത്തിൻ്റെ ഗുണങ്ങളാണ് ശീമ വേറെ എന്താണ് കച്ചവടത്തെ പറ്റി അറിഞ്ഞിട്ടുള്ളത്

ഇപ്പം കച്ചവടം തുടങ്ങാൻ പണം കയ്യിൽ വേണോന്നാവശ്യമില്ല. ഇപ്പം പൊതു സമൂഹത്തൂന്ന് പണം വരുത്തീട്ട് അങ്ക്ലായർ വ്യാപാര വിപണികളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ബാങ്കീന്ന് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നമ്മടിവിടുത്തെ

പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ നന്നായിട്ട് സഹായം കൊടുക്കുന്നുണ്ട് സർക്കാര് സഹായം കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ആം കച്ചവടം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കില്

ഉം അങ്ങനെയൊക്കെ എങ്ങനെയാണൂന്ന് വെച്ചാല് നമ്മന്റെ കൈ പണമില്ലെങ്കില് ഞാൻ

അതെയതെ നമുക്കിപ്പൊ ഒത്തിരി ധനസഹായം ആണ് നമ്മുടെ ആഹ് നമ്മുടെ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പദ്ധതിയിലൂടെ നമുക്ക് നൽകുന്നത് ശെരിയാണ് നമുക് പണമില്ലെങ്കി നമുക്ക് അടുത്തുള്ള നമ്മുടെ ഈ പഞ്ചായത്തുകളിലും

മുൻ മുൻസിപ്പാലിറ്റിയിലും എല്ലാം നമുക്ക് അപേക്ഷിച്ച് നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങാൻ ആയിട്ട് ഏറ്റവും ആഹ് നികുതി അല്ല ഏറ്റവും പലിശ കുറഞ്ഞ ഒരു വായ്‌പ്പ സൗകര്യം പോലും നമുക്ക് നിലവിലുണ്ട് അതേപോലെ കുടുംബശ്രീ പോലെ ഉള്ള പദ്ധതികൾ ആവട്ടെ വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് ആഹ് ചെറിയ ചെറിയ അഹ് കച്ചവടങ്ങൾ തുടങ്ങുവാനും പാചകത്തിൻ്റെ കച്ചവടവും അതേപോലെ ചെറിയ കോഴി കച്ചവടങ്ങളും

ആഹ് വായ്‌പ്പാ സൗകര്യം ഉപയോഗിച്ചിട്ട് അതെല്ലാം നമുക്ക് പ്രശംസ അർഹിക്കാവുന്ന ഒന്ന് തന്നെ ആണ് അല്ലെ ശീമ. അത് മാത്രമല്ല ഇപ്പൊ അതെയതെ പറയു

അതെയതെ തീർച്ചയായും അതെ. എനിക്കായതും ആ ഞാനിപ്പൊ ഒരു ജോലി ഉള്ളവർക്ക് തന്നെ വേണങ്കിൽ ചെറിയഒരു കച്ചവടത്തിലക ഏഹ് ഏർപ്പെടാൻവേണ്ടിപറ്റും അതൊരു അഹ് അതികവരുമാനമായിട്ട് വരും. നമുക്ക് ജോലിയിൽനിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത വരുമാനം മാത്രമാണ് കിട്ടുക. അവർക്ക് ഒഴിവുനേരങ്ങളില് ആഹ് നേരത്തെ പറഞ്ഞപോലെ അച്ചാറുണ്ടാക്കാൻ കഴിവുള്ളരാൾക്ക് അച്ചാർ ഉണ്ടാക്കാം. എന്തിനുപറയുന്നു കല പോലും ഒരു നല്ലരീതിക്ക് ചിത്രം വരക്കാൻ അറിയുന്നൊരാളാണെങ്കിൽ നല്ലൊരു രീതിയിൽ ചിത്രം വരച്ചാൽ അതൊരു അഹ് ഉൽപ്പന്നമാണ്. കാരണം ശരി. ഇതുപോലെ ഇഷ്ടവൊള്ളവര് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ കഴിവുകളെ പോലും നമുക്കിങ്ങനെ ഉപയോഗിക്കാൻപറ്റും. അത് നമുക്കൊരു അധികവരുമാനം തരും. നമുക്ക് അതൊരു ഗുണമാണ് ഓരോരാൾക്കും. അപ്പ ഈ കച്ചവടംന്നുള്ളതിന് നമ്മള് വല്യ കണ്ണിലൂടെതന്നെ കാണണംന്നില്ല. നേരത്തെ പറഞ്ഞപോലെ നമ്മടെ വീടിൻറെ കുറേ കുടിൽ വ്യവസായങ്ങളിപ്പൊ ഉണ്ട്. കുടിൽവ്യവസായങ്ങള് ക്ക് നമ്മള് സർക്കാർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയുണ്ട്. പ്പഎല്ലാവരും ഈ കച്ചവടം നല്ല രീതിയിലേക്ക് വരണം. വീടിനും നിൽക്കേണ്ട യാതൊരാവശ്യവില്ലാ. കച്ചവടംന്നു പറയുന്നതൊരു നല്ലൊ തൊഴിൽ മേഖല തന്നെയാണ്. കച്ചവടം ചെയ്യുന്നവരെ നല്ല കണ്ണിലൂടെ വേണം കാണാൻ. കാരണം നമ്മള് രാവിലെ എണീറ്റപ്പതൊട്ട് രാത്രി ഉറങ്ങണവരെ എത്രയധികം ഉൽപന്നങ്ങളാണ് ഉപയോഗിക്കണതൊരുദിവസം. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഉൽപാദിപ്പിച്ചുണ്ടാക്കി എടുക്കുന്നതാണ് ഓരോ കച്ചവടത്തിലൂടെ ഈ ഉൽപ്പന്നങ്ങളൊന്നൂല്ലാതെതന്നെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാന്നുള്ള അവസ്ഥയിലേക്കെത്തീട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇതിന്റിടയില് എന്താച്ച നമുക്ക് ആവശ്യമില്ലാത്ത ചില ഉൽപ്പന്നങ്ങള് പരസ്യമൊക്കെ ചെയ്ത് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് നമ്മള് രൂപയായി ജാഗ്രതയോടെ നോക്കികണ്ടോണ്ടിരുന്നാമതി. ആഹ് നമ്മടെ പണം അവരുടെ കീശയിലെത്താനായിട്ട് അത്യാവിശ്യമില്ലാത്ത എന്നാ പരസ്യം ചെയ്‌ത്‌കിട്ടുന്ന നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നിക്കണ രീതിയിൽ ചെയ്തിട്ട് നമ്മളെകൊണ്ട് വാങ്ങിപ്പിക്കാന്നുള്ളൊരു രീതിയുണ്ട്. അതില് നമ്മള് വീഴാണ്ടിക്കണംള്ളതാണ് എനിക്ക് പറയാനുള്ളത്.

ഉൽപ്പന്നങ്ങളുടെ അളവ് വളരേയധികം കൂടി വരും. ശെരിയാണ് ശീമ പറഞ്ഞത് അതുപോലെതന്നെ ആഹ് എനിക്ക് ആഹ് എൻ്റെ ഇവിടെ ഭർത്താവിന് ആണെങ്കി പച്ചക്കറിയുടേം പഴവർഗങ്ങളുടേം കച്ചവടം ആണ്. അതിപ്പോ ശീമ ആദ്യം പറഞ്ഞത് പോലെ വർഷങ്ങളായിട്ട് ഉള്ളതാണ് ആഹ് മുത്തച്ഛൻ്റെ മുത്തച്ഛൻ തൊടങ്ങി വെച്ചതാണ് അതുപോലെ തന്നെ ഓരോ തലമുറ കൈമാറുമ്പോൾ അത്രേം കൊറവ് പണം മാത്രം നമ്മൾ നിക്ഷേപിച്ചാൽ മതി അതേപോലെ ആ ഒരു സംരംഭത്തിൻ്റെ പേരും പ്രശസ്തിയും ഓരോ വർഷം തോറും കൂടുതലായി കൂടുതലായി വരും അതെല്ലാം ഈ കച്ചവടത്തിന് വളരേ അധികം ഉപകാരപ്പെടും. പണ്ട് നമ്മൾ എഹ് കേരള ഇന്ത്യയിലെ പല ഏഹ് രാജ്യ പല സംസ്ഥാങ്ങളിൽ പോയി ആണ് അഹ് ഇ പച്ചക്കറിയും പഴവർഗങ്ങളും മേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അത് വികസിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പച്ചക്കറികളും പഴവർഗങ്ങളും നമ്മുടെ നമ്മുടെ കൊച്ച് കേരളത്തിലേക്ക് വരുത്തി അവിടെ നിന്നും ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലേക് വിതരണം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അത്രത്തോളം വളരുവാൻ കച്ചവടത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത സാധ്യത ആണ് ഓരോ ആഹ് ഓരോ പടി ക കഴിയുമ്പോഴും അടുത്ത പടിക്കുള്ള ഒരു അവസരം തൊറന്ന് തരികയാണ് കച്ചവടം ചെയ്യുന്നത് ഒത്തിരി അധികം കാര്യങ്ങളാണ് കച്ചവടത്തിലൂടെ നമുക്ക് ഇണ്ടാവാൻ ഏഹ് സാധിക്കുന്നത് അത്കൊണ്ട് തന്നെ ശേ ശീമ വേറെന്തെല്ലാം ആണ് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്

തുടങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ പിന്തിരിപ്പിക്കാൻ നോക്കരുത്. അവർക്ക് നമ്മളെ കഴിയണ സഹായങ്ങള് ചെയ്ത്കൊടുക്കാം മാനസികമായിട്ട് നല്ല ശക്തി കൊടുക്കാം അവർക്ക് നല്ല ധൈര്യം കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആഹ് എനിക്കും കച്ചവടവൊക്കെ ചെയ്യാൻ നല്ല താല്പര്യയൊക്കെയുണ്ട്. അതിഅങ്ങനെ തുടങ്ങണം അങ്ങനെ തുടങ്ങീട്ട് നമ്മള് അപ്പഅതിനുവേണ്ടി നമ്മള് നന്നായിട്ട് പ്രയത്‌നിച്ചാമതി നല്ലതനമ്മള് നല്ലസാധനം കൊടുക്ക ഇപ്പ സേവനങ്ങളുണ്ട് ഈപറഞ്ഞ നല്ല സേവനം കൊടുക്കുവാണെങ്കിൽതന്നെ നല്ല സേവനകള് നല്ല ഉല്പ്പന്നങ്ങള് മാത്രം നമ്മുടെ ഉപഭോക്താവിലേക്ക് എത്തിക്കാന്നുള്ളത് അത് സർക്കാരുംകൂടി ശ്രെദ്ദിക്കേണ്ട ആ കാര്യത്തില് ആതിന്റൊരു ആ നല്ല ഗുണവുള്ളതാണെന്നുറപ്പാക്കാൻ വേണ്ടീട്ട് സര്ക്കാര് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുപോലെതന്നെ നമ്മള് നമ്മുടെ ഏതെങ്കിലൊരു സുഹൃത്ത് കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കൂന്ന് പറയാണെങ്കിൽ നമ്മള് നന്നായിട്ട് അവരുടെ പ്രോത്സാഹിപ്പിക്ക.